ആ, എവിടത്തെക്കാ? എവിടെയാ ഉള്ളത്.

ആ ഒരു യാത്ര പോവാനുള്ള

അതിന്‍റെ ഭംഗി, കേരളത്തിന്‍റെ സമൃദ്ധി പൂത്തുലയുന്ന നാടുകളല്ലേ?

ഏതിലാ നിങ്ങളേത്തിലാ പോകന്നത് യാത. ഞാന്, പിന്നെ നമ്മുടെ അജ്മലുണ്ട്, നമ്മുടെ ഫവാദ് ഉണ്ട്. മൂന്നാള്‍ക്കാര് പോകാനാണുദ്ദേശിച്ചിട്ടുള്ളത്‌. ഏതില് ബസാണോ അല്ല , വണ്ടിയുണ്ടോ? ബസിനു തന്നെ പോവാ. നമ്മുടെ കെഎസ് ആര്‍ ടിസി ബസ്സില് പോകാനുദ്ദേശിക്കുന്നത്.

പ്രകൃതി ദത്തമായിട്ടുള്ള യാത്രയാണ് ഉദ്ദേശിക്കുന്നത്.

നല്ലൊരു പ്രകൃതിയെ കണ്ടു പോവാനുള്ള ഉദ്ദേശത്തില്

യാത്ര മുതലാവണം.. കുന്നും, മലകളും എല്ലാം കണ്ടു രസിച്ചു പോണം.

ഏ, എനിക്ക് വരണം എന്ന് താല്പര്യമുണ്ട്.

ആ എന്തായാലും വരണം. പിന്നെ യാത്രേന്‍റെ, എന്‍റെ ഒരുഅഭിപ്രായത്തില് യാത്ര നമ്മള് പരമാവധി ആസ്വദിക്കണം. ആ അതാണ് എനിക്കും പറയാനുള്ളത്. മാത്രോ നമ്മളിപ്പം എന്‍റയൊരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാല് നമ്മളാദ്യം നമ്മുടെ നാടുകള്‍ മൊത്തം കണ്ടും ഇതാക്കണം. തീര്‍ക്കണം.

എല്ലാര്ക്കും മനാലി, കാശ്മീര്‍ അങ്ങനെയൊക്കെ പോന്നൊണ്ട്. പോകണ്ട എന്നുള്ളതല്ലഎന്‍റഭിപ്രായം. പക്ഷെ നമ്മുടെ നാടുകളില്‍ തന്നെ ഇഷ്ടം പോലെ വിനോദസഞ്ചാരങ്ങള്‍ക്കുള്ള സ്ഥലങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് കണ്ടു തീര്‍ക്കണം. അതേ. നമ്മള് നമ്മടെ നാടിനെ ഫസ്റ്റ് പരിഗണിക്കണം. അതില് തന്നെയാണ്

കേരളത്തെക്കുറിച്ച് പറയുമ്പോള്‍ തന്നെ വിനോദ സഞ്ചാരികള്‍ക്ക് വിദേശത്തില്‍ നിന്നു തന്നെ ഇഷ്ടം പോലെ ആള്‍ക്കാര് നമ്മുടെ കേരളത്തിലേക്ക് വരാറുണ്ട്. അതേ. വേറൊരു സംസ്കാരത്തെ പരിചയപ്പെടുക എന്നൊക്കെ ശരിയാണ്. എന്നാലും അതിലുപരി നമ്മുടെ സംസ്കാരത്തെ നമ്മള് അടുത്തറിയേണ്ട അതല്ലേ ആദ്യം ചെയ്യേണ്ടെ. അടുത്തറിയണം തിരിച്ചറിയണം അതല്ലേ വേണ്ടിയത്. പിന്നെ, യാത്ര എന്‍റെയൊരഭിപ്രായത്തില് യാത്രകള്‍ എന്ന് പറയുമ്പോള്‍ നമ്മള് ലക്ഷ്യസ്ഥാനം മാത്രമല്ല. ആ ലക്ഷ്യത്തിലേക്ക് പോകുന്ന മാര്‍ഗ്ഗവും കൂടി നമുക്ക് ആസ്വദിക്കാന്‍ പറ്റണം എന്നുള്ളതാണ്. മാര്‍ഗം കൂടി അറിഞ്ഞിരിക്കണം. അതാണ്‌ യാത്ര. യാത്രയിലെ പരിപൂര്‍ണ്ണത അവിടയെ ഉണ്ടാവുകയുള്ളൂ.

ചോദിച്ചിട്ടുണ്ടാരുന്നു നിന്‍റെ നാട്ടില്‍ ഇങ്ങനെ കുറേ വിനോദ ഒരു നമുക്ക് സന്ദര്‍ശിക്കാന്‍ പറ്റുന്ന നല്ല സ്ഥലങ്ങള്‍ ഉണ്ടെന്നു പറഞ്ഞു കേട്ടിരുന്നു. ആ കണ്ണൂര് ഭാഗത്ത് നല്ല ഒരുപാട് സ്ഥലങ്ങള്‍ ഉണ്ട്.പൈതല്‍ മല,

ങ്ങ്ഹേ കാപ്പി മല, പാലക്കയംതട്ട് ഒരുപാട് മലകളും ങേ നമ്മള് കുന്നുകളും ഒക്കെ കയറി അവിടെത്തി അവിടെയുള്ള കോടയും, മഞ്ഞും ഒക്കെ കണ്ടു മനോഹരമായ ഒരു യാത്ര തന്നെ സമ്മാനിക്കാന്‍ സാധിക്കും.

കോട്ടകള്‍. പിന്നെ ഒരുപാട് അറേബ്യകളില്‍ നിന്നൊക്കെ ഒരു പാട് ആളുകള്‍ വന്നിട്ട് അവര് സ്ഥാപിച്ച മസ്ജിദുകള്‍, അവര് സ്ഥാപിച്ച കെട്ടിടങ്ങളൊക്കെയുണ്ടല്ലോ.

ഒരു ചരിത്ര വിദ്യാര്‍ത്ഥിക്ക് എന്തായാലും ങ്ങ്ഹേ വന്നാല് നഷ്ടാവുല. നഷ്ടാവുല. അതാണ് എനിക്ക് പറയാനുള്ളത്.കണ്ടു തീര്‍ക്കണം എല്ലാം.

ആസ്വദിച്ച് കാണണം, തിരിച്ചറിയണം, പഠിക്കണം.

അതായിരിക്കും നമ്മുടെ വിനോദയാത്രകളും. എല്ലാതരത്തിലുള്ള യാത്രകളും. തീര്‍ച്ചയായും, ഓരോ സംസ്കാരം ഉണ്ട്. ഇപ്പൊ പുറം നാടുകളില്‍ നിന്നും കണ്ണൂരിലേക്ക് വരുമ്പോള്‍ ഒരു പാട് സ്ഥലങ്ങള്‍ കാണാനും പറ്റും. അവര്‍ക്ക് കണ്ണൂരുകളെ - കണ്ണൂരിനെ അടുത്തറിഞ്ഞ്‌ പഠിക്കാനും, പറ്റുമെന്നുള്ളതാണ് ഇതിന്‍റെ പ്രത്യേകത.

അല്ലേ, കണ്ണൂരിലേക്ക് പിന്നെ എന്‍റെ നാട്ടിലെ കണ്ണൂരിലേക്ക് നീ വരുന്നുണ്ടെങ്കില്‍ മാടായില്‍ ഒന്ന് വന്നാല് നിനക്കിഷ്ടം പോലെ സ്ഥലങ്ങള് കാണാം. അതേ. ക്രിസ്തീയ പള്ളികള്‍, മുസ്ലിം പള്ളികള്‍, അമ്പലങ്ങള്‍, വളരെ പുരാതനമായിട്ടുള്ള അമ്പലങ്ങള്‍, അവിടത്തെ ചരിത്രങ്ങള്‍, ഐതീഹ്യങ്ങള്‍ അറിഞ്ഞാല്‍ തന്നെ ആ അങ്ങനെഅങ്ങനെ ഒരു രീതിയില്‍ യാത്രകളൊക്കെ നമ്മള്നിര്‍മ്മിച്ചെടുക്കണം എന്നുള്ളതാണ് എന്‍റെ അഭിപ്രായം. എന്റേതും അത് തന്നെയാണ്. പിന്നെ നമ്മള് കാര്യായിട്ട് ശ്രദ്ധിക്കേണ്ടത് യാത്രകള്‍ എന്ന് പറയുമ്പം നമ്മക്ക് നമ്മള് ആസ്വദിക്കുന്നതിലുപരി അതിനെ കുറിച്ച് തിരിച്ചറിയാനും, അതിനെപറ്റി എഴുത്തുകള്‍നമ്മളില്‍ നിന്നുവരണം

മ്. എന്‍റെ ഒരു അഭിപ്രായത്തില്‍ നമ്മുടെ കേരള; ക്കാര് പൊതുവേ പൊറം നാടുകളിലേക്ക് മറ്റും ഇങ്ങനെ വിനോദയാത്ര പോകുന്നതിനു മെയിന്‍ കാരണം എന്ന് പറയുന്നത് കേരളത്തിലുള്ള യാത്രകളെ കുറിച്ച് അല്ലെങ്കില്‍ കേരളത്തില്‍ തന്നെ ഇത്രത്തോളം വിനോദ കാര്യങ്ങളെ പറ്റിയുള്ള അറിവില്ലായ്മ ആയിരിക്കണം മിക്കവാറും കൂടുതലും സാധ്യത. ആ, അതേ, തീര്‍ച്ചയായും ഒരു യാത്രയ്ക്കുള്ള ഒരു ഒരു രസം നമ്മള് ക്രിയേറ്റ് ചെയ്യണ്ടതുണ്ട്.

ആ തീര്‍ച്ചയായും. ഇനി പോകുന്ന സ്ഥലങ്ങള്‍ നിന്‍റെ ഒരു വാക്ക് പ്രമാണിച്ച് ഞാന്‍ ചെയ്യും. ആ നമുക്ക് ശ്രമിക്കാം. എന്നാല് എനിവേ ഒരു യാത്രയിലേക്ക് നമുക്ക് എന്താ ഇപ്പം തന്നെ നീ തയ്യാറല്ലേ. നമുക്ക് രണ്ടു ദിവസത്തിനകം ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കാം. യാത്രയ്ക്ക് തയ്യാറെടുക്കാം. ഞാന്‍ പറഞ്ഞെ മൂന്നാര്‍ യാത്ര കെഎസ് ആര്‍ ടി സി ബസ്സില്‍ പോകുന്നുണ്ടെങ്കില്‍ യാത്രകള്‍ ഒരുപാട് നമുക്ക് പങ്ക് വയ്ക്കാം.